എടാ നമ്മളെ ഈ രക്ഷാകർതൃത്വത്തെ കുറിച്ച് അഭിപ്രായം എന്താ ? രക്ഷാകർതൃത്വം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്

പ്രധാനമായും രക്ഷാകർതൃത്വം രണ്ടു രീതിയിൽ നമുക്ക് തിരിക്കാം ഒന്നാമത്തെ കാര്യം പണ്ടത്തെ രക്ഷാകർതൃത്വം ഇപ്പോഴത്തെ രക്ഷാകർതൃത്വവും

അന്നെല്ലാം രക്ഷാകർതൃത്വത്തിൽ കൂടുതലും കുട്ടികൾ ആരും പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീടിനു പുറത്തേക്ക് ഇറങ്ങരുത് അത്രയ്ക്കങ്ങു സമൂഹമാവുമായി ഇടപഴകരുത് എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു അതെയതെ സത്യാണ് എന്റെയൊക്കെ അമ്മയൊക്കെ വീട്ടിൽ പറയുന്നത് കേൾക്കാം അവരെയൊക്കെ പണ്ട് ;അവർക്കാണെങ്കിൽ നാലു മണിയൊക്കെ വലിയ സമയമായിരുന്നു . നാലു മാണി കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ വീടിന്റെ ആ ചുറ്റുവട്ടം വിട്ട് പുറത്തേക്ക് വിടാൻ അതിപ്പോൾ ഏത്ര രാവിലെയാണെങ്കിൽ കൂടി ആ പരിസരം വിട്ടു പുറത്തോട്ട് പോവാനുള്ള അവനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാര് അതായിരുന്നു പണ്ടത്തെ അവരുടെ അവസ്ഥയെകുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പൊ അതിനൊരു മാറ്റം ഏറെക്കുറെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലെ അതെ ഞാനിപ്പോൾ രണ്ടു രീതിയിൽ പറഞ്ഞില്ലേ പണ്ടെത്തെതിൽ സമൂഹം സംസ്കാരം, ബന്ധുക്കൾ, അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകൾ അവരുടെ രീതി അതെല്ലാം അന്നത്തെ അച്ഛനമ്മമാരെ ആ കുട്ടികളെ വെളിയിൽ വിടാത്ത രീതിയിൽ പിടിച്ചു നിർത്തി ഇന്നത്തെ ഈ കാലത്തു അമിതമായ സ്നേഹ വാത്സല്യ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് അമിതമായ ഈ കുട്ടികളെ എന്താ പറയാ ഒതുങ്ങി സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു രീതി

എല്ലാം ചെയ്തുകൊടുക്കാൻ അച്ഛനമ്മമാരുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ കുട്ടികൾക്കുണ്ട് സത്യം സത്യം സ്നേഹം അമിതമായാലും പ്രശ്നമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അമിത സ്നേഹം കാരണം കുട്ടികളെ എവിടെയും വിടാതെ അല്ലെങ്കിൽ എല്ലാം അച്ഛനമ്മമാർ ചെയ്തു തരാം എന്നുള്ള സ്ഥിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്

അപ്പൊ ഇതിനൊരു മാറ്റം വേണമെന്ന് തോന്നിയിട്ടില്ലേ മാറ്റം വരണമെന്ന് തോന്നുന്നുണ്ട് അത് വരേണ്ടത് തന്നെയാണ് അത് വന്നു കൊണ്ടിരിക്കുന്നുമുണ്ട് കാര്യം ഇപ്പൊ ഇപ്പൊ ഞാൻ ഈയടുത്തിടെ ഒരു ചിത്രം കണ്ടു. പുഴു എന്ന് പറയുന്നൊരു ചിത്രം അത് എന്ന് പറയുന്നത് ഈ അച്ഛന്റെ എന്താ പറയാ ഒരു ഒരുതരം ഭ്രാന്തമായ രക്ഷാകർതൃത്ത്വമാണ് ആ ചിത്രത്തില് പറയുന്നത്

അപ്പൊ അതൊക്കെ ഇന്ന് സമൂഹത്തില് ഇങ്ങനത്തെ ഭ്രാന്തമായ രക്ഷാകര്തൃത്വത്തിനെതിരെയുള്ള ഒരു ഒരു രാഷ്ട്രീയം തന്നെയാണ് ആ ചിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അതെ ആ സിനിമ ആ ഒരു സിനിമ കണ്ടു നമ്മുടെ വീട്ടില് അച്ഛനമ്മമാര് വരെ നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളും ആ ഒരു ചലച്ചിത്രം വന്നതിനു ശേഷം വരുന്നുണ്ടായിരുന്നു മാറ്റം നമ്മക്ക് മനസ്സിലാക്കാൻ പാട്ടും ഇപ്പോഴത്തെ നമ്മളുടെ വീടുകളിലൊക്കെ അച്ഛനമ്മമാർക്ക് കുറേകൂടി യൊരു പുരോഗമന ചിന്താഗതി വന്നിട്ടുണ്ടെന്ന് നമ്മക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ അതെയതെ അപ്പൊ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആണ്കുട്ടിയായത് കൊണ്ട് മാത്രം എന്റെ വീട്ടില് എനിക്ക് ഏതു സമയവും പുറത്തിറങ്ങാൻ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഏത് രാത്രിയിലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല എനിക്ക് കുറേക്കൂടെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആണ്കുട്ടിയായതിന്റെ ഇതാവാം അത് വളരെ ശരിയാണ് ഇപ്പൊ എന്റെ വീട്ടില് എനിക്കും എന്റെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്റെ ചേട്ടൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുന്നില്ല അത് നമ്മൾ വളരെ അതിപ്പോഴും അതിപ്പോ ഏതൊരു കാലഘട്ടം എടുത്തു നോക്കിയാലും പെൺകുട്ടികൾ ആ ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ട്

ശരിക്കും അത് ഞാൻ ഈയിടെയായിട്ട് കുറെ വേറെ രീതികളിലൂടെ രക്ഷാകർതൃത്വത്തിന്റെ രീതികൾ ഞാൻ കണ്ടു . അതെന്ന് പറയുന്നത് കുട്ടികളിലുള്ള വിശ്വാസമാണ് തന്റെ മക്കൾ തെറ്റായ വഴികളിലൂടെ പോവില്ല അവരിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് എല്ലാ ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള വിശ്വസ്ഥതക്ക് അച്ഛനമ്മമാർ എത്തിയിരിക്കുന്നത് അത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതായത് നമ്മളുടെ അച്ഛനമ്മമാർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവര് നമ്മളെ പക്ഷെ അതിനകത്തു മറ്റൊരു കാര്യം എന്താണെന്നു വച്ചാൽ ഇവർക്കൊരു പേടി കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ പേടികൂടെയാണ് .അതും കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതും കൂടിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഒരുപാടൊക്കെ ഇങ്ങനെ വീടുകളിൽ തന്നെ നിക്കണം എന്ന് അവര് നിര്ബന്ധിക്കുന്നതിന്റെ കാരണം ആയിട്ടു എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ ഘടകം സമൂഹം ആണ് . രണ്ടാമത്തെ ഘടകം ബന്ധുക്കൾ അവരുടെ ഉപജാപക വൃന്ദങ്ങൾ അവരൊക്കെയാണ്

മൂന്നാമത്തെ ഘടകം ഈപറഞ്ഞതുപോലെതന്നെ അവർ അവരുടെ കുടുക്കബ മഹിമ അതിന്റെ സംസ്കാരം അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതെല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കാം